കഴുത അമ്മയോട് പരാതി ഒന്നും പറയില്ല ബുദ്ധിമുട്ടിച്ചാൽ ഒന്നും പിന്നെ കഴുതേനെ എല്ലായിടത്തും കാണാൻ പറ്റില്ല ചില ചില സ്ഥലത്തെ മാത്രമേ കഴുത ഉണ്ടാകു.

ഇവിടെ ഒരു ചെറിയ പീട്യയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പീട്യനകത്ത് പല പല സാധനങ്ങളും ഉണ്ട്.

ഇവിടെ നമുക്ക് ഒരു സ്ത്രീയെ കാണാം ആ സ്ത്രീ എന്തോ പുതിയ വണ്ടി വാങ്ങിക്കുകയാണ് പക്ഷേ മുഖത്ത് ഒരു സന്തോഷവുല്ല എനിക്ക് തോന്നുന്നത് വീട്ടിലെ ആൾക്കാർ നിർബന്ധിച്ചു വാങ്ങിപ്പിക്കയാണെന്നാണ്.

ഇവിടെ നമ്മക്കൊരു ഡ്രെസ്സിന്റെ ഷോപ്പാണ് കാണാൻ കഴിയുന്നത് ഒരു കുട്ടി എല്ലാം ഡ്രെസ്സും നിരീക്ഷിച്ചിങ്ങനെ നടക്കുന്നുണ്ട്.

ബോളിനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ എല്ലാരും കൂടെ ബോൾ എല്ലാം എങ്ങോട്ടോ തട്ടിയിട്ടു കുറേ കാണികളെല്ലാം നിൽക്കുന്നുണ്ട് ഇതൊരു ടൂർണമെൻറ് ആണ് എന്നാണ് തോന്നുന്നത്.

കുറേ ഉടുപ്പുകൾ കിട്ടും നമ്മുടെ ട്രെൻഡിങ് ആയ ചികൻകാരി കുർത്തി അതേപോലെതന്നെ കുറെ പച്ച മഞ്ഞ വെള്ള റോസ് കളർ ഉള്ള കുർത്തികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.

ആ ചേട്ടൻ വളരെ ശ്രദ്ധയോടെ ഓരോ ഫോണിൽ കളിച്ചു എല്ലാരെയും അറിയിക്കുകയാണെന്നാണ് തോന്നുന്നത്.

ഇവിടേ നമുക്കൊരു പള്ളിയാണ് കഴിയാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാൻ ആണ് നമ്മൾ എല്ലാവരും പോകുന്നത് പല ആളുകളും പള്ളിയിൽ സ്ഥിരമായി പോകാറുണ്ട്.

അതേപോലെ തേൻ കുടിക്കാൻ ഉള്ള കുറെ വസ്തുക്കൾ നമുക്ക് വാഴയിൽ നിന്ന് ലഭിക്കുന്നതാണ് വാഴയിൽ വവ്വാൽ വന്നിരുന്ന് എല്ലാ തേനും കുടിച്ചു കഴിഞ്ഞ് നമുക്ക് നിപ്പാ വൈറസ് പകരാനും സാധ്യതയുമുണ്ട്.

ഞാനെൻ്റെ പിറന്നാളിന് കൊയിലാണ്ടിയിലെ കഫേ കേക്കിൽ പോയാണ് കേക്കുകൾ വാങ്ങാറുള്ളത് ഇടക്കിടക്ക് എനിക്ക് കുറേ കേക്കുകൾ തിന്നാനും തോന്നാറുണ്ട്.

കൃത്യായി മനസ്സിലാകുന്നുണ്ട് ഈ സ്റ്റേജിൽ നോക്കിയാൽ ഡ്രംസ് അതേപോലെതന്നെ ഗിറ്റാർ അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവർ സെറ്റ് ചെയ്തി ഇരിക്കുന്ന ഒരു ടൈം ആണ്.

പക്ഷേ വീട്ടി വീട്ടിലേക്ക് നോക്കുമ്പോൾ വീട്ടിൽ അലങ്കരിച്ചിരിക്കാൻ വേണ്ടീട്ട് ഒരുപാട് പ്ലാസ്റ്റിക് പൂക്കൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് എൻ്റെ വീട്ടിലും ഇതേ പോലേ കുറേ പ്ലാസ്റ്റിക് പൂക്കളുണ്ട്.

ഒഹ് നോക്കൂ ഇവിടെ നമ്മുക്കൊരു ഹോട്ടലിൻ്റെ ചിത്രം കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇവിടെ കൊറേ സാധനങ്ങളും ഒന്നുമില്ല തിരക്ക് ക്കഴിഞ്ഞു എല്ലാവരും ഓരോ സാധനങ്ങളും വാങ്ങികൊണ്ടു പോയെന്നാണ് തോന്നുന്നത്.

ഇങ്ങനെ ഒരു വണ്ടിയിലായിരുന്നു വയനാട്ടിലേക്ക് ട്രിപ്പ് പോയിരുന്നത് ഇങ്ങനത്തെ വണ്ടി വളരെ നല്ലതാണ് കാറ്റും വെളിച്ചവും അതേപോലെ തന്നെ നിന്ന് ഡാൻസ് കളിക്കാനും പറ്റും.

സൂപ്പർ മാർക്കറ്റിൽ ഒരു ട്രേ പിടിച്ച് നമുക്ക് ഇങ്ങനെ നടന്ന് കളിക്കാം അതിനൊരു ന--

ഇവിടെ നന്മാ റസിഡൻസ് അസോസിയേഷൻ എന്ന ബോർഡ് കാണുന്നുണ്ട് ചെറുത്താ സ്ഥലത്തുള്ളതാണ് കാണുന്നത്.

എനിക്ക് തോന്നുന്നു ഇത് പ്രണയത്തിന്റെ സമയത്തു എടുത്ത ഒരു ഫോട്ടോ ആണെന്നാണ് കാരണം--

പെറ്റിട്ടതല്ല ഇത് ആട്ടിൻ കുട്ടിയുടെ വലിയ കാലുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടി ആണോന്ന് നോക്കു.

ഒരു ചെക്കനും പെണ്ണിനും ഇരിക്കാനുള്ള ഒരു സീറ്റും ആ മണ്ഡബത്തിൽ വളരെ വൃത്തി ആയി അലങ്കരിചിരിക്കുന്നത് നമുക്ക് കാണാം

ഞാൻ പക്ഷേ ഉടുപ്പായിരുന്നു ഇടുന്നത് പക്ഷേ ഈ കുട്ടി പാന്റും ഷർട്ടും ആണ് ഇട്ടിരുന്നത്.

ആ കുട്ടി ആറ്റിട്യൂട് ഇട്ടാണ് നിൽക്കുന്നത് ആ കുട്ടി തീരെ നോക്കുന്നില്ല ആ കുട്ടിയുടെ ഷർട്ടിൻ്റെ കളർ മഞ്ഞ പാൻ്റിൻ്റെ കളർ കാപ്പിയാണ്.

നോക്കൂ ഇവിടെ കുറെ വത്തക്കയും ആപ്പിളും എല്ലാം കാണുന്നുണ്ട് ഈ വത്തക്ക എനിക്ക് വളരെ ഇഷ്ടമാണ് വത്തക്ക ഞാൻ ഈ ചൂട് സമയത്ത് ജ്യൂസ് അടിച്ചിട്ടും പാലിൽ അടിച്ചിട്ടും എല്ലാം കഴിക്കാറുണ്ട്.

മാൾ ഉള്ളത് മാളിൽ പോയി എസ്കലേറ്ററിൽ കയറി ഇറങ്ങുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.

ഇതൊരു പാർക്കാണ് നമുക്ക് കാണാൻ വഴുറ്റുന്നത് ആ പാർക്കിനു ചുറ്റും വെള്ളമുണ്ട് കുറെ ആളുകൾ കുഞ്ഞു മക്കളെ ആ കാണ്ടാമൃഗത്തിന്റെ മുകളിൽ കയറ്റുന്നുണ്ട്.